ഹാ എന്താ ജയ രാവിലെ രാവിലെ. ഹാ ഞാൻ വിളിക്കാൻ കാരണം വീടിന് അടുത്ത് ഒരു ചേച്ചിക്ക് സുഗല്ല അപ്പൊ അവര് കൊറേ നാളായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കേറി ഇറങ്ങി നടക്ക അപ്പൊ അവർക്ക് ആരോഗ്യ സംബന്ധായിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെല്പ് ഐഡിയോ കാർഡോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന കാര്യത്തെ കുറിച് അറിയാൻ വേണ്ടീട്ടാ ഉം.

ഉം പിന്നെ അവർക്ക് ഹെൽത് ഇൻഷുറൻസ് ഉണ്ടോ? എൽ ഐ സിയുടെയോ അല്ലെങ്കി ഈ സ്റ്റാർ ഹെൽത്ത് മാതിരി വലതും ഉണ്ടോ? ഇല്ല അവർക്ക് ഒന്നും ഇല്ല അവർക്ക് അതിനെ കുറിച് ഒന്നും അറിയില്ലേ.

ആ ഉണ്ടായിരുന്നു അത് നല്ല ഉപകാര പ്രതമായതായിരുന്നില്ലേ.

അപ്പൊ ഹോസ്പിറ്റലിൽ ആണോ കാണിക്കേണ്ടത്?

അതെ ല്ലെ? ഇത് ബി പി എൽ എ പി എൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ?

ജന ജന ഔഷധിയാണോ?

ആ അതുണ്ട് അതുണ്ട്. അതില്ലാന്ന് അല്ല അതുണ്ട്. അതിന് ചികിത്സ അതിന് കിട്ടുന്ന എമൗണ്ട് കുറവാ. ഈ ആർ യെസ് ഡി വൈ ൽ കിട്ടുന്ന എമൗണ്ട് കുറവാ. ഇതിൽ അഞ്ച് ലക്ഷംമല്ലേ. ഇപ്പോ ഒരു കാരുണ്യ ഉള്ളതുണ്ടല്ലോ അറിയാമോ കാരുണ്യ?

ഉം ക്യാൻസർ ചികിത്സയ്ക്ക്.

അവരെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറ്റുന്നുണ്ടെങ്കി ആർക്കെങ്കിലുമൊക്കെ സഹായം കിട്ടുന്നെങ്കിൽ വലിയ കാര്യമല്ലേ? ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കാറുണ്ട്. ഇത് മനുഷ്യനും അവരുടെ ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവ് കുറച്ച് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് കുറച്ചു പേരോട് പറഞ്ഞു കഴിഞ്ഞാ വല്ല ക്ലാസ് പോലെയൊക്കെ ഇല്ലേ? അതുപോലെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഫലം ചെയ്യുന്ന കാര്യാണ്.

അതെ അതെ പിന്നെ ഇത് എങ്ങനെ ഇപ്പോ കാരുണ്യയിൽ വരുമ്പോ വൃക്ക രോഗികൾ ഏഹ് ഹിമോഫീലിയ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലേ കൂടുതലും ഇതിൽ ഈ ഉം ആയുഷ്മാൻ ൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും രോഗം വേണം എന്ന് നിർബന്ധമുണ്ടോ?

ആ അക്ഷയിൽ ചെ ചെന്നാലും ഇത് ശരിയാക്കി തരോ?

ആ ആ ആ ഉം.

അതെ അതെ അല്ലെ ഇതേയ് കേരളത്തില് വന്നിട്ടില്ല എന്നൊക്കെ എന്നോട് ആരോ പറഞ്ഞ് അതാ ഞാൻ ഒരു സംശയം.

ചികിത്സയ്ക്ക് വേറെ മാർഗ്ഗങ്ങള്ളൊന്നും ഒന്നുല്ലാത്ത ആളുകൾക്ക് ഉം. അതെ അതെ അതെ ഇല്ലാത്തവർക്ക് ആണല്ലോ ഇതിന്റെ ആവശ്യം വരുന്നത്. അപ്പോ ഒന്ന് പറയാ. ജയ അവരോട് പറയാ ജെസ്സി ഇങ്ങനെയൊന്നു പോയി അന്വേഷിക്ക് എന്ന് കേട്ടോ. നല്ലതാവട്ടെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്.

ആ അവർക്ക് ഹ്മ് വലിയ പൈസയൊന്നും ഇല്ലാത്ത ആളുകളാണേ. അതാ എന്നോട് ഇങ്ങനെ ചോദിച്ചത് എന്തെങ്കിലും ഉണ്ടോന്ന്. അതാ ഞാനിപ്പോ കവിതയെ വിളിച്ചത്.

രാവിലെ രാവിലെ ഞാനും പോവാനുള്ള തയാറെടുപ്പിലാണ്. അപ്പഴാ എന്തായാലും ശരി നമ്മക്ക് അറിവ് കേട്ടറിഞ്ഞ അറിവ് അത് കാരണം മറ്റൊരാളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഉം രാവിലെ.

ഉം ഉം ഈ എല്ലാ ജില്ലകളിലും ഉണ്ടാവും ലെ കേരളത്തില്? കാണും എല്ലായിടത്തും കാണും ഇത് ഒരു ജില്ല ഒഴിവാക്കി കൊണ്ട് ഒരിടത്തും ആയിരിക്കത്തില്ല. കിട്ടിയതാണെങ്കി എല്ലായിടത്തും കിട്ടും.*നോട്ട്‌ ക്ലിയർ*

അല്ല ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലാണോ നടപ്പിലാക്കി വരാന്ന് അറിയില്ലല്ലോ. അതാ ചോദിച്ചേ. ഉം. അപ്പോ എന്ന ശരി. എനിക്ക് പോണം.

ആ ശരി ഓക്കേ ഓക്കേ ഉം.